മനസ്സ് പറയുന്നത് നാലാം ലക്കം
എന്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്കു നമസ്കാരം
സുഹൃത്തുക്കളേ ഇന്നത്തെ മൻ കീ ബാത് ൽ രാജ്യത്തെ ഒരു മഹനീയയായ വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങാം
നാം ഭാരതീയരുടെയെല്ലാം മനസ്സിൽ ആ വ്യക്തിത്വത്തോട് വളരെ ആദരവുണ്ട് മമതയുണ്ട്
ആ മഹതിയോട് ആദരവില്ലാത്ത ബഹുമാനമില്ലാത്ത ഒരു പൌരനും ഭാരതത്തിൽ ഉണ്ടാകില്ല
പ്രായത്തിൽ അവർ നമ്മെക്കാൾ വളരെ മുതിർന്നതാണ് രാജ്യത്തിന്റെ ഓരോരോ ചുവടുവയ്പ്പിനും ഓരോരോ കാലഘട്ടത്തിനും അവർ സാക്ഷിയാണ്
നാം ആ മഹതിയെ ദീദി എന്നു പറയുന്നു ലതാ ദീദി
ഈ സെപ്റ്റംബർ 28 ന് ലതാ ദീദിക്ക് 90 വയസ്സാവുകയാണ്
വിദേശയാത്രയ്ക്ക് പുറപ്പെടും മുമ്പ് എനിക്ക് ദീദിയുമായി ഫോണിൽ സംസാരിക്കാനുള്ള സൌഭാഗ്യം ലഭിക്കുകയുണ്ടായി
വളരെ സ്നേഹത്തോടെ അനുജൻ ചേച്ചിയോടു സംസാരിക്കുന്നതുപോലെ സ്നേഹം നിറഞ്ഞ സംഭാഷണമായിരുന്നു അത്
ഞാൻ ഇതുപോലുള്ള വ്യക്തിപരമായ സംഭാഷണങ്ങളെക്കുറിച്ച് സാധാരണയായി പറയാറില്ല
എന്നാൽ ഇന്ന് നിങ്ങളും ലതാദീദിയുടെ വാക്കുകൾ കേൾക്കണമെന്ന് ഞാനാഗ്രഹിക്കുന്നു
പ്രായത്തിന്റെ ഈ അവസ്ഥയിലും ലതാദീദി രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എത്രത്തോളം ആകാംക്ഷയും താത്പര്യവും വച്ചു പുലർത്തുന്നുവെന്നും ജീവിതത്തിലെ സന്തോഷവും ഭാരതത്തിന്റെ പുരോഗതിയിലും മാറുന്ന ഭാരതത്തെക്കുറിച്ചും പുതിയ ഉയരങ്ങൾ കീഴടക്കുന്ന ഭാരതത്തിലാണെന്നു കരുതുന്നതും കേൾക്കൂ
ലതാദീദി പ്രണാമം
ഞാൻ നരേന്ദ്ര മോദിയാണു സംസാരിക്കുന്നത്
പ്രണാമം
ഞാൻ ഫോൺ ചെയ്യാൻ വിശേഷാൽ കാരണമുണ്ട്
ഇപ്രാവശ്യം ദീദിയുടെ ജന്മദിനത്തിൽ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്യുകയാകും
അതുകൊണ്ട് പോകുന്നതിനു മുമ്പേ സംസാരിക്കാം എന്നു കരുതി
ങാ പറയൂ
ദീദിയുടെ ജന്മദിനം പ്രമാണിച്ച് അനേകാനേകം ശുഭാശംസകൾ മുൻകൂറായി നേരുന്നു
ദീദിയുടെ ആരോഗ്യം നന്നായിരിക്കട്ടെ ദീദിയുടെ ആശീർവ്വാദം ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർഥനയാണുള്ളത്
അമേരിക്കയിലേക്കു പോകുന്നതിനു മുമ്പുതന്നെ ദീദിയ്ക്ക് പ്രമാണമർപ്പിക്കാനായി ഫോൺ ചെയ്യുകയായിരുന്നു
മോദിജിയുടെ ഫോൺ വരും എന്നു കേട്ടപ്പോഴേ വളരെ സന്തോഷം തോന്നി
അങ്ങ് പോയിട്ട് എന്നത്തേക്ക് മടങ്ങിയെത്തും
ാം തീയതി രാത്രി വളരെ വൈകി 29 ന് രാവിലെയേ എത്തൂ
അപ്പോഴേക്കും ദീദിയുടെ ജന്മദിനം കഴിഞ്ഞിട്ടുണ്ടാകും
ജന്മദിനം എന്താഘോഷിക്കാനിരിക്കുന്നു
വീട്ടിൽത്തന്നെ എല്ലാവരും
നോക്കൂ എന്നാലും ജന്മദിനം ആഘോഷിക്കാം
അങ്ങയുടെ ആശീർവ്വാദമുണ്ടെങ്കിൽ
അവിടത്തെ ആശീർവ്വാദം ഞാനാണാഗ്രഹിക്കുന്നത് അങ്ങ് എന്നെക്കാൾ മുതിർന്നതല്ലേ
പ്രായം കൊണ്ട് മുതിർന്നതാണ്
എന്നാൽ ചിലർ തങ്ങളുടെ പ്രവർത്തികൾകൊണ്ട് മുതിർന്നവരാകുന്നു
അങ്ങനെയുള്ളവരുടെ ആശീർവ്വാദം കിട്ടുകയെന്നത് വലിയ കാര്യമാണ്
ദീദീ അങ്ങ് പ്രായം കൊണ്ടും മുതിർന്നയാളാണ് പ്രവർത്തികൊണ്ടും അങ്ങനെതന്നെ
ദീദി നേടിയിട്ടുള്ള സിദ്ധി സാധനകൊണ്ടും തപസ്സുകൊണ്ടും നേടിയിട്ടുള്ളതാണ്
ഞാൻ വിചാരിക്കുന്നത് എന്റെ മാതാപിതാക്കളുടെ ആശീർവ്വാദം കൊണ്ടും ശ്രോതാക്കളുടെ ആശീർവ്വാദം കൊണ്ടുമാണെന്നാണ്
ഞാൻ ഒന്നുമല്ല
അവിടുത്തെ ഈ വിനയം പുതിയ തലമുറയ്ക്ക് വലിയ പാഠമാണ്
ദീദി ജീവിതത്തിൽ ഇത്രയെല്ലാം നേടിയിട്ടും അവിടത്തെ മാതാപിതാക്കളുടെ സംസ്കാരത്തിനും അവരോടുള്ള വിനയത്തിനും എന്നും പ്രാമുഖ്യം നല്കിയിട്ടുണ്ടെന്നത് എല്ലാവർക്കും പ്രചോദനമാണ്
അമ്മ ഗുജറാത്തിയായിരുന്നു എന്ന് ലതാജി അഭിമാനത്തോടെ പറയുമ്പോൾ എനിക്കു സന്തോഷമുണ്ട്
ങാ
ഞാൻ ലതാജിയുടെ അടുത്തു വന്നപ്പോഴൊക്കെ എനിക്ക് ഗുജറാത്തി ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ തന്നിട്ടുണ്ട്
അതെ താങ്കൾ എന്താണെന്ന് അങ്ങയ്ക്കുതന്നെ അറിയില്ല
അങ്ങ് വന്നതോടെ ഭാരതത്തിന്റെ ചിത്രംതന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നെനിക്കറിയാം
അതാണ് എനിക്ക് വലിയ സന്തോഷം തരുന്നത്
വളരെ നന്നായി എന്നു തോന്നാറുണ്ട്
മതി ലതാദീദി
ദീദിയുടെ ആശീർവാദം എന്നുമുണ്ടാകട്ടെ
രാജ്യത്തിന്റെ മേലും അവിടത്തെ ആശീർവ്വാദമുണ്ടായിരിക്കട്ടെ ഞങ്ങളെപ്പോലെ ചിലർക്ക് എന്തെങ്കിലും നല്ലതു ചെയ്യാനവസരമുണ്ടാകട്ടെ
അങ്ങ് എനിക്ക് എന്നും പ്രേരണയേകിയിട്ടുണ്ട്
ദീദിയുടെ കത്തും എനിക്കും കിട്ടാറുണ്ട് ചില ഉപഹാരങ്ങളും കിട്ടാറുണ്ട്
ഈ സ്നേഹം കുടുംബാഗത്തോടെന്നപോലുള്ള ഈ ബന്ധത്തിന്റെ വിശേഷാൽ സന്തോഷം എനിക്കുണ്ട്
ങാ എനിക്ക് മോദിജിയെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല
കാരണം അങ്ങ് എത്ര തിരക്കിലാണെന്നും അങ്ങയ്ക്ക് എന്തെല്ലാം ജോലിയുണ്ടാകാമെന്നും എന്തെല്ലാം ആലോചിക്കേണ്ടതുണ്ടെന്നും എനിക്കറിയാം
അങ്ങ് പോയി അങ്ങയുടെ അമ്മയുടെ കാൽതൊട്ടു വണങ്ങി വന്നതു കണ്ടപ്പോൾ ഞാനും ഒരാളെ അവിടേക്കു വിട്ട് അമ്മയുടെ ആശീർവ്വാദം വാങ്ങി
അമ്മയക്ക് ഓർമ്മയുണ്ടായിരുന്നു എന്നോടു പറയുകയുണ്ടായി
അതെയോ
ടെലിഫോണിൽ അമ്മ എന്നെ ആശീർവ്വദിച്ചപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി
ദീദിയുടെ ഈ സ്നേഹത്തിൽ അമ്മയ്ക്കു വളരെ സന്തോഷമായി
ദീദി എപ്പോഴും എന്നെക്കുറിച്ച് മനസ്സിലോർക്കുന്നുവെന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്
ഒരിക്കൽ കൂടി ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു
ഇപ്രാവശ്യം മുംബൈയിൽ വന്നപ്പോൾ വന്നു കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു
തീർച്ചയായും
എന്നാൽ സമയം തീരെ ഇല്ലാഞ്ഞതുകൊണ്ട് വരാൻ സാധിച്ചില്ല
എങ്കിലും ഞാൻ വൈകാതെ വരും
ആകട്ടെ
വീട്ടിൽ വന്ന് ദീദിയുടെ കൈയിൽ നിന്ന് എന്തെങ്കിലും ഗുജറാത്തി ഭക്ഷണം കഴിക്കണം
തീർച്ചയായും തീർച്ചയായും
അത് ഞാൻ സൌഭാഗ്യമായി കരുതും
പ്രണാമം ദീദീ
ദീദിക്ക് ശുഭാശംസകൾ
നമസ്തേ നമസ്തേ
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ നവരാത്രിക്കൊപ്പം ഇന്നുമുതൽ ആഘോഷങ്ങളുടെ കാലം ഒരിക്കൽകൂടി പുതിയ ഉത്സാഹത്തോടും പുതിയ ഊർജ്ജത്തോടും പുതിയ ആവേശത്തോടും പുതിയ നിശ്ചയങ്ങളോടും കൂടി എത്തുകയായി
ആഘോഷങ്ങളുടെ കാലമല്ലേ ഇനി ആഴ്ചകളോളം രാജ്യമെങ്ങും ഉത്സവങ്ങളുടെ ശോഭ നിറഞ്ഞനില്ക്കും
നാമെല്ലാം നവരാത്രി ഗർബാ ദുർഗ്ഗാ പൂജ ദസറാ ദീപാവലി ഭൈയാ ദൂജ് ഛഠ് പൂജ തുടങ്ങി എണ്ണിയാൽത്തീരാത്ത ഉത്സവങ്ങൾ ആഘോഷിക്കും
നിങ്ങൾക്കേവർക്കും വരാൻ പോകുന്ന ഉത്സവങ്ങളുടെ അനേകാനേകം ശുഭാശംസകൾ
ഉത്സവവേളകളിൽ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചു ചേരും
വീട് സന്തോഷം കൊണ്ടു നിറയും
എന്നാൽ നമ്മുടെ ചുറ്റുപാടും ഈ ഉത്സവങ്ങളുടെ സന്തോഷം ഇല്ലാത്ത അനേകം പേർ ഉണ്ടെന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാകും
ഇതിനെയാണ് വിളക്കിൻ ചുവട്ടിലെ ഇരുട്ട് എന്നു പറയുക
ഒരുപക്ഷേ ഈ ചൊല്ലിൽ വെറും വാക്കുകൾ മാത്രമല്ല ഉള്ളത് നമുക്കേവർക്കുമുള്ള ഒരു ആജ്ഞയാണ് ഒരു ദർശനമാണ് ഒരു പ്രേരണയാണ്
ഒരു വശത്ത് കുറെ വീടുകൾ പ്രകാശപൂരിതമാകുമ്പോൾ മറുവശത്ത് അവയുടെ മുന്നിൽ അടുത്തുള്ള കുറെ വിടുകളിൽ ഇരുൾ മൂടിക്കിടക്കുന്നത് ആലോചിച്ചു നോക്കൂ
ചില വീടുകളിൽ മധുരപലഹാരങ്ങൾ ചീത്തയായി പോകുന്ന നേരത്ത് ചില വീടുകളിൽ കുട്ടികൾ മധുരപലഹാരങ്ങൾക്കായി കൊതിക്കുയാകും
ചിലയിടത്ത് അലമാരകളിൽ വസ്ത്രങ്ങൾ വയ്ക്കാൻ സ്ഥലമുണ്ടാവില്ല ചിലയിടത്ത് ശരീരം മറയ്ക്കാനുള്ള അധ്വാനമാകും നടക്കുന്നത്
ഇതിനെ എന്താ വിളക്കിൻ ചുവട്ടിലെ ഇരുട്ടെന്നു പറയാനാവില്ലേ
ഇതുതന്നെയാണ് വിളക്കിൻ ചുവട്ടിലെ ഇരുട്ട്
ഈ ഇരുട്ട് ഇല്ലാതാകുമ്പോൾ ഇത് കുറഞ്ഞുകുറഞ്ഞ് പ്രകാശം പരക്കുമ്പോഴാണ് ഈ ഉത്സവങ്ങളുടെ യഥാർഥ സന്തോഷമുണ്ടാകുന്നത്
നമുക്ക് ഇല്ലാത്തിടത്തേക്കും സന്തോഷം പങ്കുവയ്ക്കാം ഇത് നമ്മുടെ സ്വഭാവമാക്കാം
നമ്മുടെ വീടുകളിൽ മധുരപലഹാരങ്ങളുടെ വസ്ത്രങ്ങളുടെ ഉപഹാരങ്ങളുടെ പൊതിക്കെട്ടുകൾ അഴിക്കുമ്പോൾ ഒരു നിമിഷത്തേക്ക് പൊതിഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കാം
കുറഞ്ഞത് നമ്മുടെ വീടുകളിൽ അധികമായുള്ളത് നാം ഉപയോഗിക്കാത്തത് പൊതിഞ്ഞ് പുറത്ത് കൊടുക്കുക തന്നെ വേണം
പല നഗരങ്ങളിലും പല സർക്കാരേതര സംഘടനകളുടെയും യുവാക്കളുടെ സ്റ്റാർട്ടപ്പുകൾ ഇതു ചെയ്യുന്നുണ്ട്
അവർ ആളുകളുടെ വീടുകളിൽ നിന്നും വസ്ത്രങ്ങളും മധുരപലഹാരങ്ങളും ആഹാരങ്ങളും ഒക്കെ സംഭരിച്ച് ആവശ്യക്കാരെ അന്വേഷിച്ചു കണ്ടെത്തി അവർക്ക് എത്തിച്ചുകൊടുക്കുന്നു
അതും അഞ്ജാതമായി
ഇപ്രാവശ്യം ഉത്സവങ്ങളുടെ ഈ സീസണിൽ തികഞ്ഞ ഉണർവ്വോടും നിശ്ചയത്തോടും കൂടി വിളക്കിൻ ചുവട്ടിലെ ഇരുട്ടകറ്റാൻ ശ്രമിക്കാമോ പല ദരിദ്ര കുടുംബങ്ങളുടെയും മുഖത്തെ പുഞ്ചിരി ഉത്സവവേളകളിൽ നിങ്ങളുടെ സന്തോഷത്തെ ഇരട്ടിപ്പിക്കും നിങ്ങളുടെ മുഖം കൂടുതൽ തിളങ്ങും നിങ്ങളുടെ ദീപം കൂടുതൽ പ്രകാശമാനമാകും നിങ്ങളുടെ ദീപാവലി കൂടുതൽ തിളക്കമുള്ളതാകും
എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ ദീപാവലി വേളയിൽ സൌഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും രൂപത്തിൽ വീടുവീടാന്തരം ലക്ഷ്മി എത്തുകയായി
പരമ്പരാഗതമായ രീതിയിൽ ലക്ഷ്മി സ്വാഗതം ചെയ്യപ്പെടുന്നു
നമുക്ക് ഇപ്രാവശ്യം പുതിയ രീതിയിൽ ലക്ഷ്മിയെ സ്വാഗതം ചെയ്യാനാകുമോ നമ്മുടെ സംസ്കാരത്തിൽ പുത്രിമാരെയാണ് ലക്ഷ്മിയായി കണക്കാക്കുന്നത് കാരണം പുത്രിമാർ സൌഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നു
ഇപ്രാവശ്യം നമുക്ക് സമൂഹത്തിൽ ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ പുത്രിമാരെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കാനാവുമോ പൊതു പരിപാടിയായി അതു ചെയ്യാമോ സ്വന്തം അധ്വാനം കൊണ്ടും സമർപ്പണം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പേര് തിളക്കമുള്ളതാക്കുന്ന പല പുത്രിമാരും നമ്മുടെ ഇടയിലുണ്ടാകും
ഈ ദീപാവലിയുടെ അവസരത്തിൽ ഭാരതത്തിലെ ഈ ലക്ഷ്മിമാരെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിക്കാമോ നമ്മുടെ അടുത്തൊക്കെ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്ന അനേകം പുത്രിമാർ പുത്രവധുക്കളുണ്ടാകും
ചിലർ മാലിന്യനിർമ്മാർജ്ജനവുമായി ആരോഗ്യപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബോധവത്കരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്നവരാകും ചിലർ ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും സമൂഹത്തിനു സേവനമേകുന്നവരാകും
വക്കീലായി പലർക്കും നീതി നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നവരാകും
നമ്മുടെ സമൂഹം ഇങ്ങനെയുള്ള പുത്രിമാരെ തിരിച്ചറിഞ്ഞ് അവരെ ആദരിക്കണം അവരുടെ പേരിൽ അഭിമാനംകൊള്ളണം
അവരെ ആദരിക്കുന്ന കാര്യപരിപാടികൾ രാജ്യമെങ്ങും നടക്കട്ടെ
ഒരു കാര്യം കൂടി ചെയ്യാം ഈ പുത്രിമാരുടെ നേട്ടങ്ങളെക്കുറിച്ച് സാമൂഹ്യമാധ്യമങ്ങളിൽ കൂടുതൽ കൂതൽ ഷെയറുകൾ ചെയ്ത് ഭാരത് കീ ലക്ഷ്മി ഭരത്കിലക്ഷ്മി എന്ന ഹാഷ്ടാഗിന് പ്രചാരം കൊടുക്കാം
നമ്മളെല്ലാവരും ചേർന്ന് സെൽഫി വിത്ത് ഡോട്ടർ എന്ന മഹാ ജനമുന്നേറ്റം നടത്തിയത് ലോകമെങ്ങും പ്രചരിച്ചതുപോലെ ഇതും പ്രചരിപ്പിക്കാം
അതേപോലെ ഇപ്രാവശ്യം ഭാരത് കീ ലക്ഷ്മി എന്ന ജനമുന്നേറ്റം സംഘടിപ്പിക്കാം
ഭാരതത്തിന്റെ ലക്ഷ്മിയെ പ്രോത്സാഹിപ്പിക്കുകയെന്നാൽ രാജ്യത്തിന്റെയും രാജ്യത്തെ ജനങ്ങളുടെയും സമൃദ്ധിയിലേക്കുള്ള വഴി ശക്തമാക്കുക എന്നതാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് മൻ കീ ബാത് പരിപാടിയിലൂടെ എനിക്ക് അറിയുന്നവരും അറിയാത്തവരുമായ പല ജനങ്ങളുമായി പ്രത്യക്ഷമായും പരോക്ഷമായും സംവദിക്കാനുള്ള സൌഭാഗ്യം ലഭ്യമാകുന്നു
കഴിഞ്ഞ ദിവസം എത്രയോ അകലെയുള്ള അരുണാചലിൽ നിന്ന് ഒരു വിദ്യാർഥി അലീനാ തായംഗ് എനിക്ക് വളരെ രസകരമായ ഒരു കത്തയച്ചു
കത്തിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം
എന്റെ പേര് അലീനാ തായംഗ് എന്നാണ്
എന്റെ സ്വദേശം അരുണാചൽ പ്രദേശിലെ രോഇംഗ് ആണ്
ഇപ്രാവശ്യം എന്റെ പരീക്ഷാഫലം വന്നപ്പോൾ ആളുകൾ എന്നോട് ഞാൻ എക്സാം വാരിയേഴ്സ് എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നു ചോദിച്ചു
ഞാൻ പറഞ്ഞു ഇല്ല ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല
എന്നാൽ തുടർന്ന് ഞാൻ ആ പുസ്തകം വാങ്ങുകയും രണ്ടുമൂന്നു പ്രാവശ്യം വായിക്കുകയും ചെയ്തു
അതിനുശേഷം എന്റെ അനുഭവം വളരെ മികച്ചതായിരുന്നു
ഞാൻ ആ പുസ്തകം പരീക്ഷയ്ക്കു മുമ്പു വായിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്നെനിക്കു തോന്നി
ഈ പുസ്തകത്തിലെ പല കാര്യങ്ങളും എനിക്കു വളരെ നന്നായി തോന്നി
എങ്കിലും ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ പെട്ടു
ഇതിൽ വിദ്യാർഥികൾക്കായി വളരെയധികം ഉപദേശങ്ങളുണ്ട് എന്നാൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടി അധികമൊന്നുമില്ല
അങ്ങ് പുസ്തകത്തിന്റെ പുതിയ പതിപ്പിനെക്കുറിച്ച് ആലോചിക്കുന്നെങ്കിൽ അതിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടി കുറച്ചുകൂടി ഉപദേശങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് എന്റെ അഭ്യർഥന
രാജ്യത്തിന്റെ പ്രധാനസേവകനോട് എന്തെങ്കിലുമൊന്നു പറഞ്ഞാൽ അത് നടക്കുമെന്ന് രാജ്യത്തെ യുവ സുഹൃത്തുക്കൾക്കും തോന്നുന്നുണ്ട്
എന്റെ കൊച്ചു കൂട്ടുകാരീ കത്തെഴുതിയതിന് ആദ്യമേ നന്ദി പറയട്ടെ
എക്സാം വരിയേഴ്സ് രണ്ടുമൂന്നു പ്രാവശ്യം വായിച്ചതിന് നന്ദി
വായിച്ചപ്പോൾ അതിന് എന്താണ് കുറവ് എന്നത് എന്നോടു പറഞ്ഞതിനു വളരെയധികം നന്ദി
അതോടൊപ്പം ഈ കൊച്ചു കൂട്ടുകാരി എനിക്കൊരു ജോലികൂടി നൽകിയിരിക്കയാണ്
തീർച്ചയായും ഈ ആജ്ഞ ഞാൻ അനുസരിക്കും
പുതിയ പതിപ്പ് പ്രസിദ്ധീകരിക്കാനായാൽ അതിൽ ഞാൻ മതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി ചില കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കും
എന്നാൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാനാകുമോ എന്നൊരു അഭ്യർഥന എനിക്കുണ്ട്
ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ അനുഭവങ്ങളെന്താണ് നിങ്ങൾ മാനസിക സമ്മർദ്ദമില്ലാത്ത പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്നോടു പറയൂ എന്ന് രാജ്യത്തെ എല്ലാ വിദ്യാർഥികളോടും അധ്യാപകരോടും മാതാപിതാക്കളോടും ഞാൻ അഭ്യർഥിക്കുന്നു
ഞാനതെല്ലാം തീർച്ചയായും വായിക്കാം
അതെക്കുറിച്ചു ചിന്തിക്കുകയും അതിൽ എനിക്ക് ശരിയെന്നു തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ വാക്കുകളിൽ എന്റെതായ രീതിയിൽ എഴുതാൻ തീർച്ചയായും ശ്രമിക്കാം
നിങ്ങളുടെ വളരെയധികം നിർദ്ദേശങ്ങൾ കിട്ടുകയാണെങ്കിൽ പുതിയ പതിപ്പിന്റെ കാര്യവും ഉറപ്പാകും
നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാക്കും
അരുണാചലിലെ ഈ കൊച്ചു കൂട്ടുകാരി വിദ്യാർഥി അലീനാ തായംഗിനോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി വ്യക്തമാക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾ പത്രങ്ങളിലൂടെ ടിവിയിലൂടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ തിരക്കിട്ട പരിപാടികളെക്കുറിച്ച് അറിയുന്നുണ്ട് അതെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട്
എന്നാൽ ഞാനും നിങ്ങളെപ്പോലെതന്നെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ
ഒരു സാധാരണ പൌരനാണ്
അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഒരു സാധാരണ ജീവിതത്തെ സ്വാധീനിക്കുന്നതുപോലെ എന്റെ ജീവിതവും സ്വാധീനിക്കപ്പെടുന്നു
കാരണം ഞാനും നിങ്ങളിൽ ഒരാളല്ലേ
ഇപ്രാവശ്യം യുഎസ് ഓപണിൽ വിജയത്തെക്കുറിച്ചു ചർച്ച ചെയ്പ്പെട്ടതുപോലെ തന്നെ റണ്ണർ അപ് ഡാനീൽ മെഡ്വേഡെവ് ന്റെ പ്രസംഗത്തെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെട്ടു സാമൂഹ്യമാധ്യമങ്ങളിലും നല്ല പ്രചാരം കിട്ടുന്നുണ്ടായിരുന്നു
ഞാനും ആ പ്രസംഗംകേട്ടു കളി കാണുകയും ചെയ്തു
23 വർഷം പ്രായമുള്ള ഡാനിൽ മാഡ്വേഡേവ് ന്റെ ലാളിത്യവും അദ്ദേഹത്തിന്റെ പക്വതയും എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു
തീർച്ചയായും എന്നെയും അത് ആകർഷിച്ചു
ഈ പ്രസംഗത്തിനു അല്പസമയം മുമ്പാണ് അദ്ദേഹം 19 പ്രാവശ്യം ഗ്രാന്റ് സ്ലാം ജേതാവും ടെന്നിസിലെ ഇതിഹാസപുരുഷനുമായ റാഫേൽ നാദാലിനോട് ഫൈനലിൽ പരാജയപ്പെട്ടത്
ഈ അവസരത്തിൽ മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ ഉദാസീനനും നിരാശനുമായി മാറുമായിരുന്നു
എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം വാടിയില്ല മറിച്ച് അദ്ദേഹം സ്വന്തം വാക്കുകളിലൂടെ എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നു
അദ്ദേഹത്തിന്റെ വിനയവും ലാളിത്യവും ശരിയായ അർഥത്തിൽ അക്ഷരാർഥത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റും കാണാനായത് എല്ലാവരുടെയും മനം കുളിർപ്പിച്ചു
അദ്ദേഹത്തിന്റെ വാക്കുകൾ അവിടെയുണ്ടായിരുന്ന കാഴ്ചക്കാർ ഹർഷാരവത്തോടെ സ്വാഗതം ചെയ്തു
ഡാനിൽ ചാമ്പ്യനായ നാദാലിനെയും വളരെയധികം പ്രശംസിച്ചു
നാദാൽ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് യുവാക്കളെ ടെന്നിസ് കളിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു
അദ്ദേഹത്തോടു കളിക്കാൻ എത്ര പ്രയാസമായിരുന്നു എന്നും പറഞ്ഞു
കടുത്ത മത്സരത്തിൽ പരാജയപ്പെട്ടശേഷവും അദ്ദേഹം പ്രതിയോഗിയായിരുന്ന നാദാലിനെ പ്രശംസിച്ചുകൊണ്ട് സ്പോർട്സ് മാൻ സ്പിരിറ്റിന്റെ ജീവിക്കുന്ന ഉദാഹരണം കാട്ടിത്തന്നു
മറുവശത്ത് ചാമ്പന്യനായ നാദാലും ഡാനിലിന്റെ കളിയെ വളരെയധികം പ്രശംസിച്ചു
ഒരേയൊരു കളിയിൽ പരാജയപ്പെട്ട ആളിന്റെ ഉത്സാഹവും വിജയിയുടെ വിനയവും കാണേണ്ടതുതന്നെയായിരുന്നു
നിങ്ങൾ ഡാനിൽ മെഡ്വേഡേവിന്റെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ നിങ്ങളേവരോടും വിശേഷിച്ച് യുവാക്കളോട് എനിക്കു പറയാനുള്ളത് ആ വീഡിയോ തീർച്ചയായും കാണണമെന്നാണ്
അതിൽ എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ പ്രായത്തിലും പെട്ട ആളുകൾക്ക് പഠിക്കാൻ വളരെയുണ്ട്
ജയപരാജയങ്ങൾക്കപ്പുറമുള്ള മഹത്തായ നിമിഷങ്ങളാണത്
ജയപരാജയങ്ങൾ വലിയ കാര്യമല്ല
ജീവിതവിജയമാണ് വേണ്ടത്
നമ്മുടെ നാട്ടിലെ ശാസ്ത്രങ്ങളിൽ ഇത് വളരെ ഭംഗിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്
നമ്മുടെ പൂർവ്വികരുടെ ചിന്താഗതി തീർച്ചയായും അഭിനന്ദനാർഹമാണ്
ശാസ്തങ്ങളിൽ പറഞ്ഞിരിക്കുന്നു
വിദ്യാ വിനയ ഉപേതാ ഹരതി
ന ചേതാംസി കസ്യ മനുജസ്യ
മണി കാഞ്ചന സംയോഗഃ
ജനയതി ലോകസ്യ ലോചനാനന്ദം
അതായത് ഒരു വ്യക്തിയിൽ യോഗ്യതയും വിനയവും ഒരുമിച്ചുണ്ടായാൽ ആരുടെ മനസ്സിനെയാണ് വിജയിക്കാനാകാത്തത്
വാസ്തവത്തിൽ ഈ യുവവായ കളിക്കാരൻ ലോകമെങ്ങുമുള്ള ആളുകളുടെ മനസ്സനെയാണ് കീഴടക്കിയത്
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ വിശേഷിച്ചും യുവ സുഹൃത്തുക്കളേ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നേരിട്ട് നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ്
വാദവിവാദങ്ങളൊക്കെ നടക്കും പക്ഷവും എതിർപക്ഷവുമൊക്കെയുണ്ടാകും എന്നാൽ ചില കാര്യങ്ങൾ വളർന്നു വലുതാകുന്നതിനു മുമ്പുതന്നെ തടയാനായാൽ വലിയ നേട്ടമുണ്ടാകും
വളരെ വലുതായിക്കഴിഞ്ഞാൽ വളരെ വ്യാപകമായിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ തടയാൻ വളരെ പ്രയാസമാണ്
എന്നാൽ തുടക്കത്തിൽതന്നെ നാം വളരെ ജാഗ്രതയോടെ അത് തടഞ്ഞാൽ പലതും കാത്തുരക്ഷിക്കാനാകും
ഈ വിചാരത്തോടെ ഇന്ന് വിശേഷിച്ചും യുവാക്കളോടു ചിലതു പറയണമെന്ന് എന്റെ മനസ്സു പറയുന്നു
പുകയിലയുടെ ലഹരി ആരോഗ്യത്തിന് വളരെ ഹാനികരമാണെന്ന് നമുക്കെല്ലാമറിയാം
അതിനോടുള്ള ശീലം ഉപേക്ഷിക്കാനും വളരെ പ്രയാസമായിത്തീരുന്നു
പുകയില തിന്നുന്നവർക്ക് കാൻസർ പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള സാധ്യത വളരെയധികം വർധിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നു
പുകയിലയുടെ ലഹരി ഒഴിവാക്കാനാകാത്ത ശീലമാകുന്നത് അതിലെ നികോട്ടിൻ കാരണമാണ്
കുട്ടിക്കാലത്ത് ഇത് തിന്നുന്നത് തലച്ചോറിന്റെ വളർച്ചയെത്തന്നെ ബാധിക്കുന്നു
എന്നാൽ ഇന്നു ഞാൻ നിങ്ങളോട് ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് പറയാനാഗ്രഹിക്കുന്നത്
ഭാരതത്തിൽ ഈ അടുത്ത കാലത്ത് ഇ സിഗരറ്റ് നിരോധിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമായിരിക്കും
സാധാരണ സിഗരറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇ സിഗരറ്റ് ഒരു തരത്തിൽ ഇലക്ട്രോണിക് ഉപകണമാണ്
ഇസിഗരറ്റിൽ നിക്കോട്ടിനടങ്ങിയ തരളപദാർഥം ചൂടാകുമ്പോൾ ഒരു തരത്തിലുള്ള രസായനിക കെമിക്കൽ പുക രൂപപ്പെടുന്നു
ഇതിലൂടെ നിക്കോട്ടിനാണ് ഉള്ളിലേക്കു ചെല്ലുന്നത്
സാധാരണ സിഗരറ്റിന്റെ അപകടം നമുക്ക് നന്നായി അറിയാം
എന്നാൽ ഇ സിഗരറ്റിന്റെ കാര്യത്തിൽ തെറ്റിദ്ധാരണയാണ് പരന്നിട്ടുള്ളത്
ഇസിഗരറ്റുകൊണ്ട് അപകടമൊന്നുമില്ലെന്ന തെറ്റിദ്ധാരയുണ്ട്
മറ്റു സിഗരറ്റിനെപ്പോലെ ഇതിൽ നിന്ന് ദുർഗന്ധം പരക്കാതിരിക്കാൻ ഇതിൽ സുഗന്ധം പരത്തുന്ന കെമിക്കൽ ചേർക്കുന്നു
വീട്ടിൽ പിതാവ് ചെയിൻ സ്മോക്കറാണെങ്കിൽപോലും വീട്ടിലെ മറ്റുള്ളവർ പുക വലിക്കുന്നത് തടയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നു കണ്ടിട്ടുണ്ട്
മക്കൾക്ക് സിഗരറ്റും ബീഡിയും വലിക്കുന്ന ശീലമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നു
വീട്ടിലെ ഒരംഗവും സിഗരറ്റ് വലിക്കരുതെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നു
പുകവലികൊണ്ടും പുകയില കൊണ്ടും ശരീരത്തിന് വലിയ ഹാനിയുണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം
സിഗരറ്റിന്റെ അപകടത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ള തെറ്റിദ്ധാരണയുമില്ല
അത് ഹാനികരമാണ്
ഇത് വില്ക്കുന്നവർക്കും ഇതറിയാം
പുകവലിക്കുന്നവർക്കുമറിയാം കാണുന്നവർക്കുമറിയാം
എന്നാൽ ഇസിഗരറ്റിന്റെ കാര്യം തീർത്തും ഭിന്നമാണ്
ഇസിഗരറ്റിന്റെ കാര്യത്തിൽ ആളുകൾക്ക് ഇത്രത്തോളം അറിവില്ല
ഇതിന്റെ അപകടത്തെക്കുറിച്ചും തീർത്തും അജ്ഞരാണ്
അതുകൊണ്ടുതന്നെ ചിലപ്പോഴൊക്കെ വെറും കൌതുകവസ്തുവെന്നപോലെ ഇസിഗരറ്റിന് വീട്ടിലേക്ക് പ്രവേശനം ലഭിക്കുന്നു
കണ്ടോളൂ മാജിക്ക് എന്നപോലെയും കുട്ടികൾ ഇത് പരസ്പരം കാട്ടിക്കൊടുക്കുന്നു
വീട്ടിൽ അച്ഛനമമ്മമാരുടെ മുന്നിലും നോക്കൂ ഇന്ന് ഞാനൊരു മാജിക്ക് കാണിക്കാം കണ്ടോളൂ എന്റെ വായിൽനിന്ന് പുക ഉയരുന്നത്
നോക്കൂ തീ കത്തിക്കാതെ തീപ്പെട്ടിയുരയ്ക്കാതെ കണ്ടോളൂ ഞാൻ പുക വരുത്തുന്നത് എന്ന് മാജിക്ക് കാട്ടുംപോലെ കാണിക്കും
കുടുംബത്തിലുള്ളവർ കൈയടിക്കുകയും ചെയ്യും
കാര്യം മനസ്സിലാക്കുകയേ ഇല്ല
വീട്ടിലെ കുട്ടികളോ യുവാക്കളോ ഒരിക്കൽ ഇതിന്റെ പിടിയിൽ പെട്ടാൽ പിന്നെ സാവധാനം ഈ ലഹരി അവർക്കൊരു ശീലമായി മാറുന്നു
ഈ ദുഃശ്ശീലത്തിന് ഇരയായി മാറുന്നു
നമ്മുടെ യുവസമ്പത്ത് നാശത്തിന്റെ പാതയിലൂടെ യാത്ര ആരംഭിക്കുന്നു അറിയാതെ നടക്കുകയായി
വാസ്തവത്തിൽ ഇസിഗരറ്റിൽ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഹാനികരമായ പല കെമിക്കലുകളും ചേർക്കപ്പെടുന്നു
നമ്മുടെ അടുത്ത് ആരെങ്കിലും പുക വലിക്കുകയാണെങ്കിൽ നമുക്ക് ഗന്ധംകൊണ്ട് അത് അറിയാനാകും എന്ന് നിങ്ങൾക്കറിയാമല്ലോ
അവന്റെ പോക്കറ്റിൽ സിഗരറ്റിന്റെ പായ്ക്കറ്റുണ്ടെങ്കിലും ഗന്ധം കൊണ്ട് അതറിയാനാകും
എന്നാൽ ഇസിഗരറ്റിന്റെ കാര്യം അങ്ങനെയല്ല
അതുകൊണ്ട് പല കുട്ടികളും യുവാക്കളും അറിഞ്ഞോ അറിയാതെയോ അഥവാ ഫാഷനാണെന്ന പോലെ അഭിമാനത്തോടെ തങ്ങളുടെ പുസ്തകങ്ങളുടെ ഇടയിൽ ഓഫീസിൽ പോക്കറ്റിൽ ചിലപ്പോഴൊക്കെ കൈയിൽ വച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നതു കാണാം
അവരിതിന്റെ ഇരയായി മാറുകയാണ്
യുവതലമുറ രാജ്യത്തിന്റെ ഭാവിയാണ്
ലഹരിയുടെ ഈ പുതിയ രീതി നമ്മുടെ യുവത്വത്തെ നശിപ്പിക്കാതിരിക്കാൻ കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ ചവിട്ടിയരയ്ക്കപ്പെടാതിരിക്കാൻ കുട്ടികളുടെ ജീവിതം നശിക്കാതിരിക്കാൻ ഈ രോഗം ഈ ശീലം സമൂഹത്തിൽ വേരുകൾ പടർത്താതിരിക്കാൻ ഇസിഗരറ്റ് രാജ്യത്ത് നിരോധിച്ചിരിക്കയാണ്
പുകയിലയുടെ ദുഃശ്ശീലം ഉപേക്ഷിക്കാനും ഇസിഗരറ്റിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വച്ചു പുലർത്താതിരിക്കാനും ഞാൻ എല്ലാവരോടും അഭ്യർഥിക്കുന്നു
വരൂ നമുക്കേവർക്കും ഒത്തു ചേർന്ന് ഒരു ആരോഗ്യമുള്ള ഭാരതം കെട്ടിപ്പടുക്കാം
നിങ്ങൾക്ക് ഫിറ്റ് ഇന്ത്യ ഓർമ്മയുണ്ടല്ലോ അല്ലേ രാവിലെയും വൈകിട്ടും രണ്ടു മണിക്കൂർ വീതം ജിമ്മിൽ പോയാൽ ആയി എന്നല്ല ഫിറ്റ് ഇന്ത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഫിറ്റ് ഇന്ത്യയ്ക്കു വേണ്ടി ഇതിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം
എന്റെ വാക്കുകൾ നിങ്ങൾക്ക് അനിഷ്ടമാവില്ല ഇഷ്ടപ്പെടുകതന്നെ ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്
എന്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരേ നമ്മുടെ ഭാരതവർഷം അവരവർക്കുവേണ്ടിയല്ലാതെ മറ്റുള്ളവരുടെ നന്മയ്ക്കുവേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച അസാധാരണ മഹാപുരുഷന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയുമാണ് എന്നത് നമ്മുടെയെല്ലാം സൌഭാഗ്യമാണ്
നമ്മുടെ ഭാരതാംബ നമ്മുടെ ഈ രാജ്യം ബഹുരത്നയായ വസുന്ധര ആണ്
അനേകം മനുഷ്യരത്നങ്ങൾ ഈ ഭൂമിയിൽ ഉയിർകൊണ്ടിട്ടുണ്ട്
ഭാരതവർഷം അതുപോലുള്ള അസാധാരണക്കാരുടെ ജന്മഭൂമിയായിരുന്നു കർമ്മഭൂമിയായിരുന്നു
ഇവർ തങ്ങൾക്കുവേണ്ടിയല്ലാതെ മറ്റുള്ളവർക്കുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ്
അങ്ങനെയൊരു മഹാവ്യക്തിത്വം ഒക്ടോബർ 13 ന് വത്തിക്കാൻ സിറ്റിയിൽ ആദരിക്കപ്പെടുകയാണ്
ഇത് എല്ലാ ഭാരതീയർക്കും അഭിമാനമേകുന്ന കാര്യമാണ്
പോപ് ഫ്രാൻസിസ് വരുന്ന ഒക്ടോബർ 13 ന് മറിയം ത്രേസ്യയെ വിശുദ്ധയെന്നു പ്രഖ്യാപിക്കും
സിസ്റ്റർ മറിയം ത്രേസ്യ 50 വർഷത്തെ അവരുടെ ചുരുങ്ങിയ ജീവിതകാലം കൊണ്ട് മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി ചെയ്ത പ്രവർത്തികൾ ലോകത്തിനുമുഴുവൻ തന്നെയും ഉദാഹരണമാണ്
സാമൂഹ്യസേവനത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും മേഖലയോട് അവർക്ക് വലിയ അടുപ്പമായിരുന്നു
അവർ പല സ്കൂളുകളും ഹോസ്റ്റലുകളും അനാഥാലയങ്ങളും പണിയിപ്പിച്ചു ജീവിതാവസാനം വരെ ഈ ദൌത്യത്തിൽ മുഴുകി
സിസ്റ്റർ ത്രേസ്യ ചെയ്ത പ്രവർത്തികളെല്ലാം നിഷ്ഠയോടും മനസ്സർപ്പിച്ചും തികഞ്ഞ സമർപ്പണമനോഭാവത്തോടും കൂടി ചെയ്തു
കോൺഗ്രിഗേഷൻ ഓഫ് തെ സിസ്റ്റേർസ് ഓഫ് തെ ഹോളി ഫാമിലി സ്ഥാപിച്ചു
അത് ഇന്നും അവരുടെ ജീവിതദർശനവും ദൌത്യവും മുന്നോട്ടുകൊണ്ടുപോകുന്നു
ഞാൻ ഒരിക്കൽകൂടി സിസ്റ്റർ മറിയം ത്രേസ്യയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഭാരതത്തിലെ ജനങ്ങളെ വിശേഷിച്ചും ക്രിസ്ത്യൻ സഹോദരീ സഹോദരന്മാരെ ഈ നേട്ടത്തിന്റെ പേരിൽ അഭിനന്ദിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ ഇപ്പോൾ നാം ഗാന്ധി 150 ആഘോഷിക്കുമ്പോൾ ഒപ്പംതന്നെ 130 കോടി ജനങ്ങൾ ഒരിക്കൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കിൽ ഏകോപയോഗ പ്ലാസ്റ്റിക്ക് നിന്ന് മോചനം നേടാൻ ദൃഢനിശ്ചയം എടുത്തിയിരിക്കയാണെന്നതിൽ ഭാരതം മാത്രമല്ല ലോകം മുഴുവനും തന്നെ അഭിമാനിക്കുന്നു
പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഭാരതം ലോകത്തിന്റെ മുന്നിൽ മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുന്നു
അതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ നോട്ടവും ഇപ്പോൾ ഭാരതത്തിന്റെ നേർക്കാണ്
നിങ്ങളേവരും ഒക്ടോബർ 2 ന് ഏകോപയോഗ പ്ലാസ്റ്റിക്ക് ഒഴിവാക്കാനായി നടക്കുന്ന ജനമുന്നേറ്റത്തിൽ ഭാഗമാകും എന്നെനിക്ക് തികഞ്ഞ വിശ്വാസമുണ്ട്
ഓരോരോ ഇടങ്ങളിൽ ആളുകൾ അവരുടേതായ രീതിയിൽ ഈ മൂന്നേറ്റത്തിൽ തങ്ങളുടെ പങ്ക് നിർവ്വഹിക്കുന്നു
എന്നാൽ നമ്മുടെ രാജ്യത്തെ ഒരു യുവാവ് വളരെ വേറിട്ട ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്
അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലേക്ക് എന്റെ ശ്രദ്ധ തിരിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് അദ്ദേഹത്തിന്റെ ഈ പുതിയ രീതിയെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ശ്രമം നടത്തി
അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിനും ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന കാര്യമാകാം
രിപുദമൻ ദൽവി വളരെ വേറിട്ട പരിശ്രമമാണ് നടത്തുന്നത്
അദ്ദേഹം പ്ലോഗിംഗ് ചെയ്യുന്നു
ആദ്യമായി പ്ലോഗിംഗ് എന്ന വാക്കു കേട്ടപ്പോൾ എനിക്കും അത് പുതിയ വാക്കായിരുന്നു
വിദേശത്ത് ഒരു പക്ഷേ ഈ വാക്ക് കുറച്ചൊക്കെ പ്രയോഗത്തിലുണ്ടാകാം
എന്നാൽ ഭാരതത്തിൽ രിപുദമൻ ദൽവി ഇതിന് വലിയ പ്രചാരം കൊടുത്തു
വരൂ അദ്ദേഹത്തോടു സംസാരിക്കാം
ഹലോ രിപുദമൻ ജീ നമസ്കാരം ഞാൻ നരേന്ദ്ര മോദി സംസാരിക്കുന്നു
ജീ സർ വളരെ വളരെ നന്ദി സർ
രിപുദമൻ ജി
ഉവ്വ് സർ
അങ്ങ് പ്ലോഗിംഗുമായി ബന്ധപ്പെട്ട ഇത്രയധികം സമർപ്പണത്തോടെ പ്രവർത്തിക്കുന്നു
ഉവ്വ് സർ
എന്റെ മനസ്സിൽ ജിജ്ഞാസയുണ്ടായി നേരിട്ടു സംസാരിക്കാമെന്നു വിചാരിച്ചു
ഈ സങ്കല്പം എവിടെനിന്നാണ് അങ്ങയുടെ മനസ്സിലേക്കെത്തിയത്
ഉവ്വ് സർ
ഈ വാക്ക് ഈ രീതി എങ്ങനെയാണ് തോന്നിയത്
സർ യുവാക്കൾക്ക് ഇന്ന് കൂൾ ആയ ചിലതു വേണം രസകരമായ ചിലതു വേണം
അവരെ മോട്ടിവേറ്റു ചെയ്യാൻ ഞാൻ മോട്ടിവേറ്റായി
130 കോടി ഭാരതീയരെ ഈ ശ്രമത്തിൽ പങ്കാളികളാക്കണമെങ്കിൽ എനിക്ക് കൂൾ ആയ ചിലതു ചെയ്യണമായിരുന്നു അവരെ താത്പര്യപ്പെടുത്തേണ്ടിയിരുന്നു
ഞാൻ സ്വയം ഒരു ഓട്ടക്കാരനാണ്
രാവിലെ ഞാൻ ഓടുമ്പോൾ ട്രാഫിക് വളരെ കുറവായിരിക്കും ആളുകൾ കുറവായിരിക്കും ചപ്പുചവറുകളും പ്ലാസ്റ്റിക്കുമൊക്കെ വളരെയധികം കാണാനാകും
അത് അവഗണിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നതിനു പകരം ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാമെന്നു ചിന്തിച്ചു
ഞാൻ എന്റെ കൂടെ ഓടുന്നവരുമായി ചേർന്ന് ദില്ലിയിൽ തുടക്കമിട്ടു പിന്നെ ഭാരതത്തിലെങ്ങും ഇതുമായി സഞ്ചരിച്ചു
എല്ലായിടത്തും വളരെ പ്രോത്സാഹനം ലഭിച്ചു
വാസ്തവത്തിൽ അങ്ങ് എന്താണു ചെയ്തത് എനിക്കു മനസ്സിലാകും വിധമൊന്നു വിശദീകരിക്കു മൻ കീ ബാത്ലൂടെ ജനങ്ങൾക്കും മനസ്സിലാകട്ടെ
സർ ഞങ്ങൾ ഓടിക്കൊണ്ട് ശുചിയാക്കൽ റണ് ക്ലീനപ്പ് മൂവ്മെന്റ് പരിപാടി ആരംഭിച്ചു
ഓടുന്നവർ തങ്ങളുടെ വർക്ക് ഔട്ടിനുശേഷം കൂൾഡൌൺ അക്ടിവിറ്റി സമയത്ത് ഞങ്ങൾ അവരോടു പറഞ്ഞു നിങ്ങൾ ചപ്പുചവറുകൾ പെറുക്കാൻ തുടങ്ങൂ പ്ലാസ്റ്റിക് പെറുക്കാൻ തുടങ്ങൂ
നിങ്ങൾ ഓട്ടത്തിനൊപ്പം ക്ലീനിംഗും ചെയ്യൂ പുതിയതായി ഒരു എക്സർസൈസ് ഉണ്ടാവും
നിങ്ങൾ വെറുതെ ഓട്ടം മാത്രമാവില്ല ചെയ്യുന്നത് സ്ക്വാട്സ് ചെയ്യുകയാകും ഡീപ് സ്ക്വാട്സ് ചെയ്യുകയാകും നിങ്ങൾ ലങ്കസ് ചെയ്യുകയുകയാകും മുന്നോട്ടു കുനിയൽ ചെയ്യുകയാകും
ഒരു തരത്തിൽ ഹോളിസ്റ്റിക് വർക്കൌട് ആയി സമഗ്ര വ്യായാമം
കഴിഞ്ഞ വർഷം വളരെ ഫിറ്റ്നസ് മാഗസിനുകളിൽ ഇന്ത്യയിലെ ടോപ്പ് ഫിറ്റ്നെസ് ട്രെൻഡ് ആയി ഈ തമാശ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു
ഈ സംരംഭത്തെ അഭിനന്ദിക്കുന്നു
നന്ദി സർ
ഇപ്പോൾ സെപ്റ്റംബർ 5 ന് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചിരിക്കയാണല്ലോ
അതെ സർ
ഈ ദൌത്യത്തിന്റെ പേര് റണ് ടോ മേക്ക് ഇന്ത്യ ലിറ്റർ ഫ്രീ ഇന്ത്യയെ മാലിന്യമുക്തമാക്കാൻ ഓടാം എന്നാണ്
അങ്ങയ്ക്ക് ഒക്ടോബർ 2 ന് ഒരു സമഗ്ര പ്രഖ്യാപനം നടത്തേണ്ടതുണ്ടെന്നതുപോലെ
മാലിന്യമുക്തമായാൽ പ്ലാസ്റ്റിക് മുക്തവുമാകുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
വ്യക്തിപരമായ ഉത്തരവാദിത്വമായി തീരും
50 നഗരങ്ങളെ ഉൾപ്പെടുത്തി ഞാൻ 1000 കിലോ മീറ്റർ ഓടുകയാണ്
ഇത് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും നീണ്ട ശുചീകരണ ദൌത്യമാകും എന്ന് എല്ലാവരും പറഞ്ഞു
സമൂഹമാധ്യമത്തെ ഇതിന്റെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്ന സർ
ഒരിക്കൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന എന്താണുള്ളത് എന്നു പറയൂ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മാത്രമല്ല എന്തും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കൂ എന്ന സന്ദേശമാണ് നല്കാനുദ്ദേശിക്കുന്നത്
ആഹാ അങ്ങ് സെപ്റ്റംബർ 5 ന് ആരംഭിച്ചുകഴിഞ്ഞോ ഇതുവരെയുള്ള അനുഭവം എങ്ങനെയുണ്ട്
സർ ഇതുവരെ നല്ല അനുഭവമാണുള്ളത്
കഴിഞ്ഞ രണ്ടുവർഷങ്ങളിൽ ഭാരതത്തിലെങ്ങും മൂന്നൂറോളം പ്ലോഗിംഗ് ഡ്രൈവുകൾ നടത്തി
കൊച്ചിയിൽ നിന്നാരംഭിച്ചപ്പോൾ പല ഓട്ടസംഘങ്ങളും കൂടെ കൂടി അതാതിടങ്ങളിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളെ ഇതുമായി ബന്ധിപ്പിച്ചു
കൊച്ചിക്കുശേഷം മധുര കോയമ്പത്തൂർ സേലം
ഇപ്പോൾ ഉടുപ്പി
അവിടെ ഒരു സ്കൂളിൽ നിന്നു ക്ഷണം വന്നു
ചെറിയ ചെറിയ കുട്ടികൾ മൂന്നാം ക്ലാസു മുതൽ ആറാം ക്ലാസുവരെയുള്ളവർക്കായി ഒരു ശിൽപ്പശാല നടത്തുന്നതിനു വിളിച്ചു
അരമണിക്കൂർ നേരത്തേക്കു നിശ്ചയിച്ച പരിപാടി എനിക്ക് പ്ലോഗിംഗ് ഡ്രൈവായി മാറി
സർ കുട്ടികൾക്ക് വലിയ ഉത്സാഹമായിരുന്നു
അവരുടെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇനി വേണ്ട എന്ന് രക്ഷാകർത്താക്കളോടും അയൽവാസികളോടും പറയുവാനും അവർ തീരുമാനിച്ചത് പ്രോത്സാഹനമായി
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപാടി അടുത്ത തലത്തിലേക്കു കൊണ്ടുപോകുന്നതുപോലെയുമായി
രിപുജി ഇത് വെറും പരിശ്രമമല്ല സാധനയാണ്
തീർച്ചയായും അങ്ങ് സാധനയാണ് അനുഷ്ഠിക്കുന്നത്
അതെ സർ
ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു
അങ്ങ് മൂന്നു കാര്യങ്ങൾ ജനങ്ങളോടു പറയണം എന്നാണെങ്കിൽ വ്യക്തമായി എന്ത് സന്ദേശങ്ങളാകും നല്കുക
മാലിന്യമുക്ത ഭാരതത്തിനായി മൂന്നു സന്ദേശങ്ങൾ നല്കാനാഗ്രഹിക്കുന്നു
ഒന്നാമതായി ചപ്പുചവറുകൾ ചവറുകുട്ടയിൽ മാത്രം ഇടുക
രണ്ടാമതായി തറയിൽ എന്തു ചപ്പുചവറുകൾ കണ്ടാലും എടുത്ത് ചവറുകുട്ടയിൽ ഇടുക
മൂന്നാമതായി ചവറുകുട്ട കണ്ടില്ലെങ്കിൽ എടുത്ത് സ്വന്തം പോക്കറ്റിൽ വയ്ക്കുക അല്ലെങ്കിൽ സ്വന്തം വാഹനത്തിൽ വച്ച് വീട്ടിൽ കൊണ്ടുപോവുക
ഉണക്ക മാലിന്യമായും നനഞ്ഞ മാലിന്യമായും തരം തിരിച്ച് രാവിലെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടി വരുമ്പോൾ കൊടുത്തു വിടുക
നാം ഈ മൂന്നു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മാലിന്യമുക്തഭാരതം കാണാനാകും
നോക്കൂ രിപുജീ വളരെ ലളിതമായ വാക്കുകളിൽ സാധാരണക്കാർക്കും ചെയ്യാനാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് ഒരു തരത്തിൽ ഗാന്ധിജിയെ കൂടെ കൊണ്ടുനടക്കുകയാണ്
അതോടൊപ്പം ലളിതമായ ഭാഷയിൽ കാര്യം പറയുന്ന ഗാന്ധിജിയുടെ രീതി അങ്ങ് അവലംബിച്ചിരിക്കയും ചെയ്തിരിക്കുന്നു
അതുകൊണ്ട് അങ്ങ് അഭിനന്ദനത്തന് അർഹനാണ്
രിപുദമൻജീ അങ്ങയോടു സംസാരിച്ചത് എനിക്കു വളരെ ഇഷ്ടപ്പെട്ടു
അങ്ങ് വളരെ നൂതനമായ രീതിയിൽ വിശേഷിച്ചും യുവാക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരിപാടിയാകെ രൂപപ്പെടുത്തിയിരിക്കുന്നു
അനേകാനേകം ആശംസകൾ നേരുന്നു
സഹൃത്തുക്കളേ ഇപ്രാവശ്യം പൂജനിയ ബാപ്പുവിന്റെ ജയന്തിയുടെ അവസരത്തിൽ സ്പോർട്സ് മന്ത്രാലയവും ഫിറ്റ് ഇന്ത്യാ പ്ലോഗിംഗ് റൺ സംഘടിപ്പിക്കാൻ പോകയാണ്
ഒക്ടോബർ 2 ന് രണ്ടുകിലോമീറ്റർ പ്ലോഗിംഗ്
രാജ്യമെങ്ങും ഈ പരിപാടി നടക്കാൻ പോകയാണ്
ഈ പരിപാടി എങ്ങനെ നടത്തണം എങ്ങനെയാകണം എന്നത് രിപുദമന്റെ അനുഭവത്തിൽ നിന്ന് നാം കേട്ടു
ഒക്ടോബർ 2 ന് ആരംഭിക്കുന്ന ഈ പരിപാടിയിൽ നാം ചെയ്യേണ്ടത് രണ്ടു കിലോമീറ്റർ ജോഗിംഗ് ചെയ്യുക വഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക് മാലിന്യം പെറുക്കിയെടുക്കുക
ഇതിലൂടെ നാം നമ്മുടെ ആരോഗ്യം നോക്കുമെന്നു മാത്രമല്ല ഭൂമാതാവിന്റെ ആരോഗ്യവും നോക്കും
ഈ പരിപാടിയിലൂടെ ആളുകൾക്ക് ഫിറ്റ്നസ്നോടൊപ്പം മാലിന്യമുക്തിയുടെ കാര്യത്തിലും ജാഗരൂകത വർധിക്കും
130 കോടി ജനങ്ങൾ ഈ ഇക്കാര്യത്തിൽ ഒരു ചുവടു വച്ചാൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന ഏകോപയോഗ പ്ലാസ്റ്റികിൽ നിന്നുള്ള മോചനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ഭാരതം 130 കോടി ചുവടു മുന്നോട്ടു വയ്ക്കും
രിപുദമൻ ജീ ഒരിക്കൽ കൂടി അങ്ങയ്ക്ക് അനേകം നന്ദി
അങ്ങയ്ക്കും അങ്ങയുടെ ടീമിനും ഈ പുതിയ സങ്കല്പത്തിനും അനേകാനേകം ആശംസകൾ
പ്രിയപ്പെട്ട ജനങ്ങളേ ഒക്ടോബർ 2 നായുള്ള തയ്യാറെടുപ്പുകൾ രാജ്യമെങ്ങും ലോകമെങ്ങും നടക്കുകയാണ്
നാം ഗാന്ധി 150 നെ കർമ്മപഥത്തിലേക്കു കൊണ്ടുപോകാനാഗ്രഹിക്കുന്നു
സ്വന്തം ജീവിതത്തെ രാജ്യനന്മയ്ക്കായി മാറ്റുന്നതിന് മുന്നേറാനാഗ്രഹിക്കുന്നു
ഒരു കാര്യം മുൻകൂട്ടി ഓർമ്മിപ്പിക്കാനാഗ്രഹിക്കുന്നു
അടുത്ത മൻ കീ ബാത് ൽ അതെക്കുറിച്ച് വിശദമായി പറയുമെങ്കിലും നിങ്ങൾക്ക് തയ്യാറെടുപ്പിന് അവസരം ലഭിക്കട്ടെ എന്ന ഉദ്ദേശ്യത്തോടെ മുൻ കൂട്ടി പറയുകയാണ്
ഒക്ടോബർ 31 സർദാർ വല്ലഭഭായി പട്ടേലിന്റെ ജന്മജയന്തിയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും
ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്നത് നാമേവരുടെയും സ്വപ്നമാണ്
അതു ലക്ഷ്യമാക്കി എല്ലാ വർഷവും ഒക്ടോബർ 31 ന് നാം രാജ്യമെങ്ങും റൺ ഫോർ യൂണിറ്റി രാജ്യത്തിന്റെ ഐക്യത്തിനായി ഓട്ടം സംഘടിപ്പിക്കുന്നു
കുട്ടികളും വൃദ്ധരും എല്ലാ ജനങ്ങളും സ്കൂൾ കോളജ് എല്ലായിടത്തുമുള്ളവർ ആയിരക്കണക്കിന് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് ഗ്രാമങ്ങളിൽ അന്ന് ഐക്യത്തിനായി ഓടണം
നിങ്ങൾ ഇപ്പോൾ മുതൽതന്നെ അതിന് തുടക്കമിടൂ
വിശദമായി പിന്നീട് തീർച്ചയായും പറയാം
എങ്കിലും ചിലർക്ക് പരിശീലനം തുടങ്ങാനുള്ള സമയമായി ചില പരിപാടികൾക്ക് പദ്ധതിയൊരുക്കാനും സമയമായി
എന്റെ പ്രിയപ്പെട്ട ജനങ്ങളേ 2022 നകം നിങ്ങൾ ഭാരതത്തിലെ 15 ഇടങ്ങളിലേക്കു യാത്രപോകണമെന്ന് ആഗസ്റ്റ് 15 ന് ഞാൻ ചുവപ്പ് കോട്ടയിൽ നിന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും
കുറഞ്ഞത് 15 ഇടങ്ങളിൽ കുറഞ്ഞത് ഒരു രാത്രി അല്ലെങ്കിൽ രണ്ടു രാത്രി നിൽക്കാനുള്ള പദ്ധതി ഉണ്ടാക്കൂ
നിങ്ങൾ ഭാരതത്തെ കാണു മനസ്സിലാക്കൂ അനുഭവിക്കൂ
നമുക്ക് എത്രയധികം വൈവിധ്യമാണുള്ളത് ദീപാവലി ആഘോഷത്തിന്റെ അവധി ദിനങ്ങളെത്തുമ്പോൾ ആളുകൾ തീർച്ചയായും യാത്ര പോകും
അതുകൊണ്ട് നിങ്ങൾ ഭാരതത്തിലെ ഏതെങ്കിലും 15 ഇടങ്ങളിൽ യാത്രപോകാൻ ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർഥിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ മിനിഞ്ഞാന്ന് സെപ്റ്റംബർ 27 ന് ലോക വിനോദയാത്രാ ദിനം ആഘോഷിക്കപ്പെട്ടു
ലോകത്തിലെ ചില ഉത്തരവാദിത്വപ്പെട്ട ഏജൻസികൾ വിനോദയാത്രയുടെ റാങ്കിംഗ് നിർവ്വഹിക്കുന്നു
ട്രാവൽ ടൂറിസം കോംപിറ്റിറ്റീവ് ഇൻഡെക്സ് ലെ ഇന്ത്യയുടെ റാങ്കിങ്ങിൽ വളരെ പുരോഗമനപരമായ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നറിയുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമാകും
നിങ്ങളുടെയെല്ലാം സഹകരണംകൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്
വിശേഷിച്ചും ടൂറിസത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നതുകൊണ്ടു സാധിച്ചതാണ്
ശുചിത്വവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്
എത്രത്തോളമാണ് ഈ മാറ്റമെന്നു നിങ്ങളോടു പറയട്ടേ നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷം തോന്നും
ഇന്ന് നാം 34 ാം സ്ഥാനത്താണ്
അഞ്ചുവർഷം മുമ്പ് നമ്മുടെ സ്ഥാനം 65 ആയിരുന്നു
അതായത് നാം വലിയ കുതിച്ചു ചാട്ടം നടത്തിയിരിക്കുന്നു
നാം കുറച്ചുകൂടി ശ്രമിച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം ആകുമ്പോഴേക്കും ടൂറിസത്തിന്റെ കാര്യത്തിൽ ലോകത്തെ പ്രധാനസ്ഥലങ്ങളുടെ കൂട്ടത്തിൽ നമുക്കും ഇടം ലഭിക്കും
പ്രിയപ്പെട്ട ജനങ്ങളേ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭാരതത്തിന്റെ വിവിധ ആഘോഷങ്ങളുടെ ശുഭാശംസകൾ നേരുന്നു
ദീപാവലിയുടെ അവസരത്തിൽ പടക്കം പൊട്ടിച്ച് തീപിടിത്തമുണ്ടാക്കുകയോ ആളുകൾക്ക് അപകടമുണ്ടാവുകയോ ചെയ്യാതിരിക്കാനും കൂടി ശ്രദ്ധവയ്ക്കണം
അക്കാര്യത്തിലും മുൻകരുതൽ വേണം
സന്തോഷം വേണം ആനന്ദം വേണം ഉത്സാഹം വേണം നമ്മുടെ ഉത്സവങ്ങൾ സാമൂഹിക ഐക്യത്തിന്റെ സുഗന്ധം കൊണ്ടുവരുന്നു സാമൂഹിക ഐക്യത്തിന്റെ സംസ്കാരവും കൊണ്ടുവരുന്നു
സാമൂഹ്യജീവിതം തന്നെ ഒരു പുതിയ കഴിവ് പ്രദാനം ചെയ്യുന്നു
ആ പുതിയ കഴിവിനായുള്ള സാധനയുടെ സന്ദർഭമാണ് ഉത്സവം
ഒത്തുചേർന്ന് ഉത്സാഹത്തോടെ പുതിയ സ്വപ്നങ്ങളോടും പുതിയ ദൃഢനിശ്ചയത്തോടും കൂടി നമുക്ക് ഉത്സവങ്ങളും ആഘോഷിക്കാം
ഒരിക്കൽകൂടി വളരെ വളരെ ശുഭാശംസകൾ